പിന്നെ ഞാനന്ന് ഒരു നിന്നോടൊരു വിഷയം പറഞ്ഞിരുന്നു ഒരു

അപ്പൊ അയിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനാണ് ഏ രക്ഷാകർതൃത്വം എന്നുള്ളൊരു വിഷയത്തില് സംസാരിക്കാനുണ്ടായിരുന്നു

ആ രക്ഷാകർതൃത്വംന്നുള്ള വിഷയമാണല്ലോ ഇപ്പൊ പ്രാധാന്യം ഉള്ളത് ആ അതുതന്നെ ഈ സമയത്തൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയാണ് അപ്പൊ

അഭിപ്രായം രക്ഷാകർതൃത്വം ഇപ്പം ആ കാര്യായിട്ട് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവാണത് ആ ഈ മെയിനായിട്ട് നമ്മളൊരുപാട് വാർത്തകള് കാണുന്നതല്ലേ വീട്ടുകാരോട് പറയാണ്ട് ഏ ആ കുട്ടികൾ ആത്മഹത്യ ചെയ്യുക കുട്ടികൾ ഒളിച്ചോടി പോവുക അതിനുള്ളയെല്ലാം കാരണം ഈ രക്ഷാകർതൃത്വത്തിന്റെ ഒരു പരിമിതിയാണ്

രക്ഷാകർതൃത്വം എന്നുപറയുമ്പോ രണ്ടാളുടടുത്തും ഇപ്പോൾ കൂടുതല് ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതലുണ്ടാവുക ഇപ്പോ എൻറെ അമ്മ അല്ലേ ഉമ്മയോട് മാതാവിനോടായിരിക്കുകേലേ

പൊതുവേ പിതാ അച്ചന്മാരല്ലെങ്കിൽ ഉപ്പമാരൊക്കെ പുറത്തായിരിക്കും ഗൾഫിലോ അങ്ങനെ ഏടെങ്കിലും ആയിരിക്കും വിദേശത്ത്

കാരണം ജോലിക്ക് പോകും രാവിലെ പോയാല് രാത്രിയാകും വരുമ്പോ

അപ്പോൾ കൂടുതല് ആ ആ ഉമ്മേന്റടുത്തൂന്നാണോ വേണ്ടത് ഇല്ലെങ്കിൽ രണ്ടാളും ഒരുപോലെ കൊടുക്കണോ അതിലെന്താണ് പറയാനുള്ളത് എന്റഭിപ്രായത്തില് ഈ രണ്ടാൾക്കും ഈയൊരു ഈയൊരു ഇത് വേണം കാരണം ഇപ്പോ ഈ കാലത്ത് ആണെങ്കില് വിദ്യാഭ്യാസം എന്നുള്ളത് ആണിന് മാത്രമല്ല ജോലി എന്നു പറയുന്നത് ആണിന് മാത്രമല്ല പെണ്ണും ജോലിക്കു പോകുന്ന ഒരു കാലമാണുള്ളത്

അപ്പോ രണ്ടാൾക്കും ജോലി ഉണ്ടാകുമ്പോ രണ്ടാളും ഇതിനെപ്പറ്റി എന്താണ് ബോധവാന്മാരാകണം

രണ്ടാൾക്കാരും ഒരുപോലെ ഇടപഴകണം എന്നാലധികം ആൾക്കാരും അമ്മേനോടായിരിക്കും അധികം ആൾക്കാരും ഇടപെടല് കൂടുതല്

ആ കാര്യങ്ങള് പരസ്പ്പരം അറിഞ്ഞിരിക്കണം മക്കളെപ്പറ്റിയിട്ട് അവര് ഇതിനായിട്ടൊരു സമയം ചെലവഴിക്കണം നമ്മള് ഇതിപ്പം നമ്മളെ മാതാപിതാക്കളാണെങ്കില് അവര്

അവര് പരമാവധി നമ്മളെ ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന

അവരെത്രത്തോളം രക്ഷകർതൃത്വത്തിൽ ബോധവാന്മാരായിരിക്കും

സ്കൂൾ വിദ്യാഭ്യാസത്തില് പാഠ്യപദ്ധതിയൊക്കെ പരിഷ്ക്കരിക്കുമ്പോ

രക്ഷ രക്ഷാകർതൃത്വം എന്നുള്ള അതിനുള്ള ബോധവൽക്കരണങ്ങള് ക്ലാസ്സുകള് ആ ഒരു മുതിർന്ന ക്ലാസ്സിലെങ്കിലും നന്നേ ചെറിയ ക്ലാസില് വേണ്ട ഒരു പ്ല ഡിഗ്രി ലെവലില് കൊടുക്കാൻ തുടങ്ങണംന്നാണ് ഉം അതിനെ കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ ഉണ്ടാവണം അല്ലെ ആ അതെ എന്നാൽ മാത്രമേ നടക്കൂ ഇല്ലെങ്കിൽ പിന്നെ ആ എന്താ പറയുക ഇപ്പോ ഈ കാല ഈ വരുന്ന കാലത്ത് മക്കളെക്കുറിച്ചുള്ള ബോധമില്ലാണ്ട് ഏ സ്വാർത്ഥ താൽപര്യത്തിലേക്കാവും

ഉം അതന്നെ ഇപ്പോ ഇനി വളരുന്ന വിദ്യാർത്ഥികള് ഒരുപക്ഷേ രക്ഷകർതൃത്വം ലഭിക്കാത്ത ആളുകളായിരിക്കും

അപ്പോ അവരും കല്യാണം കഴിഞ്ഞാല്

ബോധമുണ്ട് ഇപ്പോ നമ്മൾ വളരുന്ന സമയത്ത് നമുക്കൊരു ബോധം ഉണ്ടായി നമ്മൾ ഇപ്പോ ഇണ്ട്

അങ്ങനെ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ നമ്മളിപ്പോ നമ്മൾ കല്യാണം കഴിഞ്ഞാലും

അതെ പരസ്പരം ബോധവൽക്കരണം അങ്ങോട്ടുമിങ്ങോട്ടും നടന്നിട്ടില്ലെങ്കില് ഇനിയുള്ള രക്ഷാകർതൃത്വം എൻറെ അഭിപ്രായത്തിൽ ഈ രക്ഷകർതൃത്വം മാതാപിതാക്കൾ എന്നതിലുപരി

അതാ ഞാൻ പറഞ്ഞെ അതായത് ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻറെ

അനു സ്കൂള് ഇവര് ഗേൾഫ്രണ്ട് ഏ ഏ ഫ്രണ്ട്സ് ഉള്ളതുപോലെ തന്നെ അവരെന്താണോ അങ്ങനെ ഒരു രൂപത്തിലേക്ക് മാറണം അല്ലേ

ഒരു ആൺസുഹൃത്തെന്നുള്ള നിലയ്ക്ക് മാറണം

അങ്ങനെയുള്ള ഒരു അങ്ങനെയാണ് ഒരുപാട് ആത്മഹത്യകളും ഒളിച്ചോട്ടങ്ങളും

വീട്ടിൻറെ അകത്ത് തന്നെ ഉണ്ടാകലുണ്ട് അതായത് സഹോദരി

നമ്മളിനി ആണ് പെണ്ണ് എന്നൊന്നും കാണാതെ മക്കളെന്നുള്ള നിലയില് ഏ നമ്മളന്നെ ഇനി ഇപ്പോ നമ്മളും അച്ഛനാവാനും രക്ഷകർത്താവാകാനും ഉള്ളതാണ്

നല്ലൊരു ഇനി കൂടുതല് എന്തെങ്കിലും പോയിന്റുകളോ മറ്റോ ഉണ്ടെങ്കില്ഒന്ന് എനിക്ക് അയച്ചു തരണം

നല്ലൊരു രക്ഷകർത്താവാകാൻ നിനക്ക് സാധിക്കട്ടെ ഓക്കേ രണ്ടാം ഞാൻ നിനക്കും ആശംസിക്കുന്നു